ങ്ങാ, ഞാൻ ഫ്രീയാണ്. ഞാൻ ഇപ്പോ ഓഫീസിന്നക്കെ വന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കയാണ്. നീ അന്ന് എന്‍റെയടുത്ത് ചോദിച്ചില്ലാരുന്ന മറ്റേ ഒരു കൊച്ചിനെ സ്പോർട്സിന്‍റേത്, ക്രിക്കറ്റ് കളിക്കാൻ വിടുന്ന കാര്യം.

അവന് സ്കൂള് കളഞ്ഞിട്ടു പോവാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലാസിന്‍റെ ഒപ്പം സൈഡ് ആയിട്ട് അല്ലെങ്കി ഓഫ് ഡേയ്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്ക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ നമ്മള ഇവിടത്ത മെയിൻ പ്രശ്നം അതാണല്ല്. നമ്മളിപ്പം സ്കൂളിലൊരു കൊച്ചിനെ വിട്ടാ പഠിത്തം മാത്രമാണ് നമ്മുടെ മെയിനെന്നുള്ള രീതിയില് നമ്മള് വിടും. അതുകൊണ്ടാണിപ്പം പുള്ളാരക്ക് അവര ഈ ടാലൻറ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നത്. ങ്ങാ, അവനാണെങ്കില് ട്യൂഷനും ഉണ്ട്. രാവിലെ ട്യൂഷന് പോണം. പിന്നെ സാറ്റർഡേ ഒക്കെ ട്യൂഷൻ ഉണ്ട്. രാവിലെയും ട്യൂഷൻ ഉണ്ട്. പിന്നെ ചെല ദിവസങ്ങളില് എക്സ്ട്രാ ക്ലാസ്സ് ഉണ്ടാവും. അപ്പ ആ ക്ലാസ് ഒന്നും മിസ്സ് ചെയ്യാത്ത വിധത്തില് എവിടെയെങ്കിലും കോച്ചിങ് ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഈ വീക്ക് ഡേയ്സിൽ മാത്രമുള്ളൂ. ആ സമയത്ത് ക്ലാസും മിസ്സ് ആകും.

അഭിഷേക് പറയുന്നത് നമ്മൾ ഈ ബെയ്ജിങ്ങിലും ചൈനയിലുമൊക്കെ കാണുന്ന പോലെ ചെറിയ കുട്ടികളെ നടക്കാൻ പോലും പാകം ആകുന്നതിനു മുന്നേ ജിംനാസ്റ്റിക്സും, മറ്റേ അത്ലറ്റിക്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന പോലെ ചെയ്യണംന്നാണോ?

അതെ ഭാവിയിലങ്ങനെതന്നെ വരുവായിരിക്കും.

ങ്ങാ ഓക്കെ. നീ അവിടുത്തെ ഫീസും കാര്യങ്ങളുമൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയൂട്ടാ. ങ്ങാ പറയാം പറയാം ശരി. ഗുഡ് നൈറ്റ്.